ഞാന് പണ്ട് നിങ്ങളെ വീട്ടിന്റപ്പറത്തെ വീട്ടീ വീടെടുത്ത് പോയ നാരായണിയേച്ചി. നമ്മളെയൊന്നും ഓർമ്മയില്ലാല്ലേ രാഘവേട്ടാ. ആഹ് ആഹ് ആഹ് നാരായണിയേച്ചി ആ മനസ്സിലായി. ആഹ് ഇപ്പയല്ലേ ഓർമ്മ വന്നേ. എന്താ എന്തിനാ വിളിച്ചേ? ഞാനൊന്ന് നമ്മളെ കൃഷിക്കാര്യത്തിന്റെ ഇത് പറയാൻ വേണ്ടീട്ട് വിളിച്ചതാ.

ആഹ് മഴയിള്ളോണ്ട് ആഹ്, ആഹ് അതാണ് എന്തായിത് നാരായണേച്ചിക്ക് അറിയാണ്ടുണ്ടോ? നാരായണേച്ചിയും നമ്മളെന്നെയല്ലേ മുമ്പ് ഒപ്പനെ കൃഷി ചെയ്തതല്ലേ?

ആഹ് ഈ ഇപ്പം തന്നെയാണ് വിത്ത് വിതയ്ക്കണ്ട സമയം. നല്ലോണം കണ്ടം ഉഴുത് മറിക്കാൻ മു മറിച്ചേന് ശേഷം വിത്ത് വിതരണ്ടതല്ലേ. നമ്മള് മുമ്പ് ചെയ്തതല്ലേ നാരായണിയേച്ചി. നിങ്ങളെ താഴുത്തെ കണ്ടത്തില് ഒപ്പനെ നമ്മള് ചെയ്തതല്ലേ? ആഹ്. അതന്നെ, അപ്പോ ഇപ്പം നല്ല സമയാന്നോ? ആഹ് നല്ല സമയാ, നല്ല മഴയെല്ലാം ഉള്ള സമയല്ലേ? ഇപ്പം വിത്ത് വിതരാൻ വേണ്ടി പറ്റിയ സമയാ. ആ ചളി ചളിയെല്ലാം ഒന്ന് ഉഴുത് മറിച്ചാ മതി. കാള കാളകൂട്ടിയാ മതി. അതെയോ? പക്ഷെ ഇപ്പോന്നു വച്ചാല് കുറച്ച് മഴയെല്ലാം വ് വന്നിട്ട് ചളിയെല്ലാം ആഹ് അത് കാളകൂട്ടിയാ മതി. കാള കൂട്ടീട്ടേ എമ് ചളിയൊന്നെളക്കി ഏഹ് ഇതാക്കിയാ തന്നെ നമക്ക് ചെയ്യണ്ട രീതീലേക്കാവൂല്ലോ?

ഉം പക്ഷെ ഇതെല്ലാം പണ്ടത്തെ കാള ഇന്ന് കാളേനെ കിട്ടുന്നില്ലല്ലാ. ഊ കാളേനെ കിട്ടുന്നില്ലെങ്കി നമ്മക്ക് ഇപ്പം മിഷീൻ ഇണ്ടല്ലാ, ആ മിഷി അഹ് മറ്റേ യന്ത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാല്ലോ ഇത്. ആഹ് യന്ത്രം കൊണ്ട് നമുക്കെല്ലാം ചെയ്യാം. അതന്നെ, ഈ യന്ത്രാന്നല്ലോ ഇപ്പൊ. അപ്പ ഞാനത് ചോയിക്കാൻ വേണ്ടി വിളിച്ചാന്ന്. ഇപ്പ നല്ല സമയാണോ രാഘവേട്ടനും നമ്മളന്ന് കൃഷി ചെയ്തതല്ലേ? ആഹ് നമ്മള് ഏ അതില് നമ്മളെ അന്നത്തെ നാരായണേട്ടന്റെ പ്രശ്നങ്ങളെല്ലാം കൃഷി ചെയ്തിട്ട് നമ്മടാടെ ഉള്ളവരെ പശു വന്നിട്ട് നമ്മടെ നെല്ലെല്ലാം തിന്ന് മുമ്പോർക്കണില്ലേനോ? ഇപ്പവര്ക്ക് പശുവൊന്നും ഇല്ല. അവര്ക്കെല്ലാം വയസ്സായില്ലേ? ആഹ് നാരായണേട്ടനെല്ലാം വയസ്സായി. ഞാനന്ന് അങ്ങോട്ടേക്ക് പോകാന്നേരം കണ്ടിനു നാരായണേട്ടനെ. ആഹ് നാരായണേട്ടന്റെ കൃഷിയാണ് നല്ല ഉഷാറ് കൃഷിയായിരുന്ന് നാരായണേട്ടൻ.

നല്ല തക്കാളിയും നല്ല ഉള്ളിയും എല്ലാം കൊറേ മൂപ്പരെല്ലാം ഉണ്ടാക്ക്ന്ന്ണ്ട് ആടെ. അത്രയ്ക്കും ആഹ് വഴുതനങ്ങയെല്ലാം നല്ല വഴുതനങ്ങയും വെണ്ടക്കയെല്ലാം ഇപ്പ വയസ്സാന്നേ ഉള്ളു ഇല്ലേനാ ഭയങ്കര ഉഷാറാ.

ഉം മൃഗങ്ങളാണ് ഇല്ലാത്തത്. അതന്നെ. അതന്നെ. അപ്പെനക്കും കൊറച്ച് വിത്തിന്റെ ആവശ്യോണ്ട്. നല്ല വെളവെടുപ്പിന് വേണ്ടീട്ട്. ആഹ്. ആഹ് വിത്തെന്നാ വിത്ത് തരുന്നേനെന്നാപ്പാ, നമ്മടെടുത്ത് കൊറച്ച് വിത്ത്ണ്ട്. ഇത് വേണെങ്കി നാരായണിയേച്ചിയാവുമ്പ നമുക്ക് തരാണ്ടിക്കാനും പറ്റൂല്ല. ആഹ്. ആഹ്. അതുകൊണ്ടാ ഞാൻ വിളിച്ചത് തന്നെ മെയിനായിട്ടിപ്പെറക്കാൻ പറ്റുന്ന സമയാണോ? പുതിയ തരം വിത്ത്ണ്ടെങ്കില് അതെല്ലാം ഒന്ന് വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഞാന് നാളെയാ വഴിക്ക് വര്ന്ന്ണ്ട്.

രാഘവേട്ടന്റെ വീട്ടിന്റരുവത്ത് മറ്റേ നാരായണിയേച്ചീന്റെ വീട്ടില്.

ഓരിപ്പോ കണ്ടത്തിലെന്നെയാണ്. ആഹ് കണ്ടത്തില് തന്നെ. ഇപ്പ അതുകൊണ്ടല്ലേ കൃഷി ഇള്ളതിപ്പോ കൃഷി നിലനിൽക്കുന്നതല്ലേ? കണ്ടത്തി പണിയെടുക്കണ്ണ്ടാ? ഈ ഓ ആഹ് കുഞ്ഞിരാമേട്ടനെല്ലാം നല്ലോണം അറിയ്ണ ആളല്ലേ? കുഞ്ഞിരാമേട്ടനാ എന്നോട് ചോദിക്കണേങ്കി പറയും നിങ്ങളെ . ആഹ്. ആഹ് അതോണ്ടെനക്ക് നല്ല വിത്ത്കള് ആഹ് വിത്ത് നമ്മള് ഇപ്പ അങ്ങോട്ടേക്ക് തരുന്നുണ്ടെങ്കി വിത്തെല്ലാം തരൂപ്പാ അതൊന്നും കൊഴപ്പീല്ല. കൊറച്ച് വഴുതനങ്ങേന്റെ വിത്തും വെണ്ടയ്‌ക്കേന്റെ വിത്തെല്ലാം എടുത്ത് വെച്ചിട്ടിണ്ട്. അതുംകൂടെ ഞാൻ വര്ണ്ട്, അങ്ങനത്തെയെല്ലാം എനക്ക് വേണം, ഞാൻ നാളെത്തന്നെ വര്ന്ന്ണ്ട്. ആഹ് പിന്നാ കൊറച്ച് പൈസയാകുന്ന വിത്തും ഉണ്ട്. അത് വേണാ?

ആഹ് നാടൻ വിത്തന്നേപ്പാ. നിങ്ങള് കൊറച്ച് ജൈവവളം ഇട്ടാമതി. നമ്മളെ മറ്റേ കോഴിക്കൂടിന്റെല്ലാം അടീന്നെല്ലാം കൊറച്ച് വാരീറ്റിട്ടാമതി ഏഹ് കോയി വളേ, കോയി. ആട്ടിന്‍വളോം എല്ലാം ഇണ്ടാവല്ലോ ഇങ്ങക്ക്. ആഹ്. ആഹ് അതെല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. ആഹ് അതിവിടെ ഉണ്ട്. ഈടെക്കൊറേ ആടും കോഴിയെല്ലാം ഇള്ളോണ്ട് വളത്തിനൊന്നുവൊര് ക്ഷാമോം ഇല്ല. ആഹ്. ഉം കുഞ്ഞിരാമേട്ടനതിന് ഉഷാറാ. അഹ് എഹ് നാരായണിയേച്ചിക്ക് പിന്നെ ആട്ന്ന് പറഞ്ഞാ . ഉം കൃഷി കൃഷി എന്തായാലും എ ഞാനിപ്പോ കൃഷി ചെയ്തിട്ട് എന്റെ വരുമാനെല്ലാം ഇപ്പൊ കൃഷീലെന്നെയാ.

ഏഹ് അതെയോ? നിങ്ങൾ പിന്നെ പണ്ടേ കൃഷിക്കാരെനെയല്ലേ? ആഹ് പിന്നേ കൃഷി ഉം ഞാന് എന്റെ ഭാര്യയും എന്റെ മക്കളെല്ലാം എന്റൊപ്പനെ തന്നെ ഇള്ളകൊണ്ട് കൃഷിക്കാരായിട്ട് നടക്ക്ണ്ണ്ട്. ആഹ് ഇക്ക് അതുകൊണ്ട് നല്ല എല്ലാ വില വിധ വിത്തുകളും തരണം. അങ്ങ എന്റെ കൈയ്യിലുള്ളത് തരാൻ വേണ്ടിപ്പറ്റുന്നയെല്ലാം തരാപ്പാ. ഇതിപ്പോ വെള്ളരീന്റെ വിത്തെല്ലാം ഉണ്ട്. വെൾ വെള്ളരി ഇപ്പൊ ഇടാൻ വേണ്ടി പറ്റിയ സമയാല്ല. വിത്തിനിട്ട് വെച്ചോ നല്ല വെള്ളരിയാ. നല്ല ഞാനിവടെ തക്കാളിയെല്ലാം നട്ടിട്ടൊണ്ട്. ആഹ് എന്താ തക്കാളി ആഹ്. ആഹ് ആപ് ചെയ്യിച്ചിനാ എനിക്കിപ്പം നെല്ല് വിതയ്ക്കണ്ടതാണ് പ്രശ്നം. ഇപ്പ നല്ല സമയാണോന്ന് ചോയിക്കാൻ ആഹ് ആഹ് അങ്ങനല്ലേ, ആഹ് നല്ല സമയെന്നേപ്പാ. നെല്ലെല്ലാം വിതയ്ക്കാൻ വേണ്ടി പറ്റിയ സമയം തന്നെ. പിന്നേ കണ്ടം നല്ല കൊറേ വല്യ കണ്ടാണോ? ആഹ് വല്യ കണ്ടം തന്നെ. ആഹ് ആഹ് ആഹ് ചോയിച്ച് വെച്ചോ. ന്നാ ഉഷാറാക്കി കൃഷി ചെയ്യ് കേട്ടോ നാരായണേച്ചി. ഞാൻ വിത്തെല്ലാം എറക്കിത്തരാം. പിന്നേ അനക്ക് പിന്നെ അന്റെ അപ്പറത്തെ വീട്ടിലേക്കൊന്ന് പോണേനു. ആടെ ഇമ്മടെ പശു എന്തോ പ്രസവിക്കാനായീന്നെല്ലാം പറഞ്ഞിട്ട്ണ്ട്. ഓ ഓ അതെയോ രാഘവേട്ടാ. എന്നാപ്പിന്നെ വേറൊന്നും ഇല്ലാല്ലോ? ഓക്കെ അന്നാ.